നാട്ടില്‍ വിശേഷം. എല്ലാവർക്കും സുഖാണ്. ഇപ്പൊ ലോകകപ്പൊക്കെ നടക്കല്ലേ? ആഹ്. അത് ശരിയാ. ലോകകപ്പിന്റെ മത്സരം നടന്നോണ്ടിരിക്കാണല്ലേ?

പിന്നെ എന്താണ്? എന്താണ്, ലോകകപ്പൊക്കെ കാണാൻ ഇഷ്ടാണോ?

അപ്പൊ നമക്കിന്ന് കായികത്തെക്കുറിച്ച് സംസാരിക്കാലെ? ആ. അതെനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. അതേലെ? എന്താണ്? നിങ്ങൾ ആരുടെ ഭാഗത്താണ്? ഏത് താരങ്ങളുടെ ഭാഗത്താണ് നിക്കണത് ?

അതേലെ. എന്താണ് അര്ജന്റീനയോട്‌ കൂടുതൽ ഇഷ്ടം തോന്നാനായിട്ടുള്ള കാരണം?

മെസ്സിയെന്ന് പറയുന്നത് നല്ലൊരു കായിക താരമാണല്ലേ. നല്ലൊരു കളിക്കാരനാണ്. അത്കൊണ്ട് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടാവും അല്ലെ.

അല്ല. ക്രിക്കറ്റിനോടും താല്പര്യമാണ്. ടെന്നിസ്, ഷട്ടിൽ,... അങ്ങനെ . അതേല്ലേ ക്രിക്കറ്റിൽ ഏത് താരത്തെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്?

പിന്നെ വേറെ ഇനങ്ങളോടൊന്നും താല്പര്യം ഇല്ലേ?

പന്ത് കളിയും അതും ക്രിക്കറ്റും മാത്രമാണോ ഇഷ്ടം? വേറെ...

ഷട്ടിലിൽ സാനിയ മിർസ എന്ന ഒരു താരത്തെ ഇഷ്ടമാണോ? ആ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ താരത്തെ. പിന്നെ നമ്മടെ പെണ്കരുത്ത് എന്നൊക്കെ പറയണ പോലെ സ്ത്രീകളിൽ നിന്ന്...വനിതകളിൽ നിന്നൊരാളായത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ടും അങ്ങനത്തെ താരങ്ങളെയാണല്ലോ ഇഷ്ടപ്പെടുക. അല്ലെ?

അങ്ങനെ. പിന്നെ ഈയിടെയായിട്ട് അർജന്റീനയിലെ ഒരു താരത്തിന് പരുക്കൊക്കെ പറ്റിയിരുന്നല്ലോ. അതറിഞ്ഞിരുന്നോ? ആ. അതെനിക്ക് വളരെയധികം വിഷമമായിരുന്നു. അതേലെ. അതിനോട് എന്താണ് അതറിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായല്ലേ?

ഇനി ആ താരത്തിന് കളത്തിലിറങ്ങാൻ കഴിയില്ലല്ലോ. അല്ലെ?

ആ. ഓട്ടത്തിലും പിന്നെ ചാട്ടത്തിലും ഒക്കെ അങ്ങനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് സമ്മാനങ്ങളൊക്കെ ലഭിക്കാറുണ്ടോ?

ആ. അതേലെ. അത് ശരി. അങ്ങനെ ഒരു ആവേശം തന്നെയാലേ ആ ഒരു സമയമാകുമ്പോൾ.

ഒരു കലോത്സവങ്ങളുടെ ഒക്കെ ഒരു സമയമാവുമ്പോൾ.

നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ ആവേശം തന്നെ ആയിരിക്കൂലോ. കുട്ടികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും നല്ല ആവേശത്തോടെ കാണുന്നൊരു സംഭവമാണല്ലോ ഈ കലോത്സവങ്ങളും മറ്റും. അപ്പൊ അതിപ്പോൾ നമുക്കും ഒരു സന്തോഷം ഉള്ളൊരു കാര്യമായി അത്.

അങ്ങനെ. പിന്നെ വേറെന്തൊക്കെയാണ്? വേറെന്ത്? ലോകകപ്പിന്റെ ഇതല്ലേ ഇവിടെ. ആ. ഇവിടെ നാട്ടിലൊക്കെ അതിന്റെ ആവേശം കൂടിക്കൂടി വരുകയാണ്. . എല്ലാവരും അവരുടെ അതേപോലത്തുള്ള കുപ്പായങ്ങളും മറ്റും ധരിച്ചിട്ട് റോഡിലൂടെ റാലിയായിട്ട് പോവലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മടെ മെസ്സിയുടെയും പിന്നെ മറ്റ് താരങ്ങളുടെയും ഒക്കെ...ആ. ഫോട്ടോസും. അതൊക്കെ. ചിത്രങ്ങളൊക്കെ പതിച്ച് വക്കണതൊക്കെ കാണാറുണ്ട്.

പിന്നെ, എന്താണ്? നമ്മടെ ബ്രസീൽ താരങ്ങളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്?

ആ. ആ. ഓക്കെ. ഓക്കെ. നെയ്മറെ ആണല്ലേ ഇഷ്ടമുള്ളേ? ഈ നെയ്മറും മെസ്സിയും കുറച്ച് മുൻപേയുള്ള കളിക്കാരാണല്ലോ അല്ലെ?

അപ്പൊ അവർ തമ്മിൽ എന്താണ് നല്ലൊരു കോംപെറ്റിഷൻ തന്നെയാണ് നടക്കുക. കൂടുതലായിട്ടും മെസ്സിയും നെയ്മറെയുമാണ് എല്ലാവരും നോക്കി കാണുക. കൂടുതലായിട്ട് കളിയിൽ താരങ്ങളിൽ നിന്നും ഇവർ തന്നെയാണ്...രണ്ട് പേരെയാണ് എല്ലാരും കൂടുതലായിട്ട്

മ്മ്. അപ്പൊ എന്താണ്

ഇപ്പൊ പഴയത് പോലെ ഓടണം ചാടണം എന്നൊക്കെ തോന്നാറുണ്ടോ?

കായികത്തിൽ കൂടുതൽ ആക്ടിവാകണം എന്നൊക്കെ തോന്നാറുണ്ടോ? ആക്റ്റീവാകാനൊന്നും തോന്നാറില്ല. വെറുതെ .